രണ്ടായിരത്തി ആറ് march ഏഴിന് അവസാനിച്ചു

റയൽ സര്ഗോസുമായുള്ള മത്സരത്തിനിട പരിക്കേറ്റതു മൂലം അദ്ദേഹത്തിന് മൂന്ന് മാസം നഷ്ടപ്പെട്ടു അർജന്റീനയിൽ വെച്ച് അദ്ദേഹം സുഖം പ്രാപിച്ചു പരിക്ക് ഭേദപെട്ടതിന് ശേഷമുള്ള ആദ്യ മത്സരം february പതിനൊന്നിന് റോസിങ് സ്റ്റാൻഡേർഡ് നെതിരെ ആയിരുന്നു ആ മത്സരത്തിൽ അദ്ദേഹം രണ്ടാം പകുതിയിൽ ഒരു പകരക്കാരനായാണ് കളിക്കിറങ്ങിയത് march പതിനൊന്നിന് നടന്ന classic മത്സരസത്തിൽ മെസ്സി വളരെ നല്ല നിലവാരത്തിലാണ് കളിച്ചത് പത്തുപേരായി ചുരുങ്ങിയ ബാർസിലോണക്ക് അദ്ദേഹം തൻ്റെ hat trick ലൂടെ സമനില നേടിക്കൊടുത്തു അദ്ദേഹം നേടിയ മൂന്ന് goal കളും സമനില goal ആയിരുന്നു അതി അതിൽത്തന്നെ അവസാനത്തെ goalcentuary time ലായിരുന്നു നേടിയത്

മെസ്സി ഇപ്പോൾ കളിക്കുന്നത് വേണ്ടിയാണ് നെയ്മറും റൊണാൾഡയുടെയും മെസ്സിയുടെയും കൂഒറ്റകെട്ട ആരാധകരെ പ്രലോപനം കൊള്ളിച്ചിരുന്നു ഇരുവരും തമ്മിൽ നല്ല combination നോട് കൂടിയുള്ള pass കളിലൂടെ ആരാധകരെ പകൊലപാനം കൊള്ളിച്ചിരുന്നു ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു hello നമസ്കാരം. കാൽപ്പന്ത് കളിയി~ൻ്റെ ചരിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ലോകത്ത് ഏറ്റവും കൂടുതൽ ജനപ്രീതി ഉള്ള കായികവിനോദമാണ് കാൽപ്പന്ത് കളി അഥവാ football. പതിനൊന്നുപേര് അടങ്ങുന്ന team ല് team കൾ തമ്മിൽ മത്സരമാണ് ചതുരാകൃതിയിലുള്ള മൈതാനത്താണ് കളി നടക്കുന്നത്. മൈതാനത്തിൻ്റെ രണ്ടറ്റവും goal post സ്ഥാപിച്ചിരിക്കും. ഗോളാകൃതിയിലുള്ള പന്ത് എതിർ team ൻ്റെ goal ൽ എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഏറ്റവും കൂടുതല് goal നേടുന്ന കളി കളി ജയിക്കും നേടുന്നവർ കളി ജയിക്കുന്നു. കാലു കൊണ്ട് കൊണ്ടാണ് പ്രധാനമായും

കളി നിയന്ത്രിക്കുന്നതിന് കളിക്കളത്തിനകത്ത് ഒരു പ്രധാന referee യും മൈതാനത്ത് ഇരു, ഇരു പാർശ്വങ്ങളിലും ഓരോ സഹ referee മാരും ഉണ്ടായിരിക്കും. ചൈനയിലെ ഹാൻ സാമ്രാജ്യ കാലത്താണ് football ൻ്റെ ആദ്യ രൂപം കളിച്ചി~രുന്നതായി കണക്കാക്കുന്നത്. football എന്ന പേര് അമേരിക്കയിൽ മറ്റു ചില കളികളുമുണ്ട്. അതിനാൽ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ കാൽപ്പന്തുകളി ഇവിടെ soccer എന്ന് അറിയപ്പെടുന്നു. association football എന്നതാണ് മറ്റൊരു പേര്. ഫെഡറേഷൻ ഓഫ് ഇൻറർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ഫിഫയാണ് ഈ കളി ഫിഫ ആണ് ഈ കളിയുടെ നിയമം പരിഷ്കരിക്കുന്നത്. നടപ്പിലാക്കുകയും ലളിതം ലളിതമായ നിയമങ്ങളുടെ പരിമിതമായ സൗകര്യങ്ങളുമാണ് football ന്റെ നെ ജനപ്രിയമാക്കുന്നത്. ഇരുന്നൂറ് രാജ്യങ്ങൾ ലായി കോടികണക്കിനാളുകൾ കായിക വിനോദത്തിൽ ഏർപ്പെടുന്നുണ്ട്. ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങൾ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ ഇതിന് പ്രചാരണം കൂടുന്നു. ഫിഫ അംഗീകാരമില്ലാത്ത sevens football ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രചാരണമുണ്ട്. കളി ക്രമം പതിനൊന്ന് പേരാണ് അടങ്ങുന്ന രണ്ടു team കൾ തമ്മിൽ football മത്സരം. കൈക്കലാക്കി എതിർ team വലയിൽ goal post ലെത്തിക്കുകയാണ് ലക്ഷ്യം. നിശ്ചിത സമയം തൊണ്ണൂറ് minute ൻ്റെ പരിധിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ goal നേടുന്ന team കളി ജയിക്കുന്നു. ഒരു team, team ഉം തുല്യ goal കളാണ് നേടിയതെങ്കിൽ കളി സമനിലയിലാകുന്നു. ഇരു team കളും തുല്യ goal കളാണ് നേടിയതെങ്കിൽ കളി സമനിലയിലാകും. പന്ത് വരുതിയിലാക്കി കാലുകൾ കൊണ്ട് നിയന്ത്രിച്ച് മുന്നോട്ട് നീങ്ങി team അംഗങ്ങൾ തമ്മിൽ പരസ്പരം പന്ത് കൈമാറി goal വല വലയിലെത്തിക്കുമ്പോൾ goalkeeper റെ കബളിപ്പിച്ച് പ വലയിലാക്കുക എന്നതാണ് കളിയുടെ ക്രമം. പന്ത് കൈക്കലാക്കി goal ആക്കാനായി ഇരു ഇത്തരത്തിൽ team കൾ തമ്മിൽ നടക്കുന്ന മത്സരമാണ് football. ആവേശ ന ആ~ആവേശഭരിതമാക്കുന്നത്. പന്ത് കളിക്കളത്തിൻ്റെ അതിർത്തി വര~ക്കുമ്പോൾ വരക്ക് പുറത്തുപോകുമ്പോൾ കളി നിയന്ത്രിക്കുന്ന referee നിർത്തി വയ്ക്കുമ്പോൾ മാത്രമേ football കളി നിശ്ചലമാകുന്നുള്ളൂ. കളി നിയമങ്ങൾ എന്തെന്നു വച്ചാൽ പല പ്രദേശങ്ങളിലായി വിവിധ നിയമങ്ങൾ അടിസ്ഥാനത്തിൽ കളി തീർന്ന football ൻ്റെ നിയമം ദീർഘകാല ശ്രമങ്ങളുടെ ഫലമായി ക്രോഡീകരിക്കപ്പെട്ടത് ഇതിൻ്റെ ശ്രമമായ ശക്തമായ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഇ~ന്ന് നിലവിലുള്ള നിയമങ്ങളുടെ ഏകദേശ ചിത്ര രൂപം. കോ കാേംബ്രിഡ്ജ് ട്രിനിറ്റി കോളേജ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ ഇംഗ്ലണ്ടിലെ വിവിധ team കൾ ചർച്ചക്കിരുത്തിയാണ് ഇത് സാധ്യമാക്കിയത്. കളി നിയമങ്ങളുടെ ക്രോഡീകരണത്തിന് ശ്രമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ദ ഫുട്ബോൾ അസോസിയേഷൻ എന്ന സംഘടന രൂപവൽ~വൽകൃത കാരണമായി. ആ വർഷം football ആദ്യത്തെ നിയമ പട്ടിക പുറത്തിറക്കി. ഏ കളി നിയമങ്ങളുടെ രൂപപ്പെടുത്തുന്നതിന് ഇപ്പോൾ പ്ര~പ്രധാന പങ്കുവഹിക്കുന്നത് international football association board ആണ്. ഏഹ് എ~എന്ന സംഘടനയാണ്. ആയിരത്തിഎണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഇത് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പാരീസിൽ രൂപം കൊണ്ട ഫിഫ IFB യുടെ നിയമങ്ങൾ പിന്തുടരുമെന്ന് പ്രഖ്യാപിച്ചു. കാലക്രമേണ football ലെ ഏറ്റവും ശക്തമായ സംഘടന ഫിഫ മാറി. ഇന്ന് IFB എ IFAB യിൽ ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ ഉള്ളത് ഫിഫയിലാണ്. ആമുഖം എന്തെന്നു വച്ചാൽ ഔദ്യോഗികമായി പതിനേ~ഴ് പ്രധാന നിയമങ്ങളാണുള്ളത്. എല്ലാ വിഭാഗത്തിനും Football കളിയിലും ഈ നിയമങ്ങൾ പ്രാവർത്തികമാക്കണമെങ്കിൽ വ എന്നുണ്ടെങ്കിലും വനിതാ junior താരങ്ങൾ ചില്ലറ മാറ്റങ്ങൾ വരുത്താൻ ദേശീയ association കൾക്ക് അധികാരമുണ്ട്. ഈ നിയമങ്ങൾക്ക് പുറമെ IFBA പുറ~പ്പെടുവിക്കുന്ന പ്രത്യേക മാർഗ നിർദേശങ്ങൾ കളിയുടെ നടത്തിപ്പിനായി ഉപയോഗിക്കുന്നു. കാഹ് ഓരോ team നും പതിനൊന്ന് കളിക്കാരുണ്ടാവണം. പകരക്കാരെ കൂടാതെ ഇവര് ഇവരിൽ ഒരാൾ goal keeper ആയിരിക്കും. പന്ത് കൈകൊണ്ട് തൊടുവാൻ അനുവാദമുള്ള ഏക കളിക്കാരൻ goal keeper ആണ്. എന്നാൽ penalty area ക്ക് മുന്നിൽ പതിനെട്ട് വര box ക്കുള്ളിൽ വച്ച് മാത്രമേ goal keeper ക്ക് പന്ത് കൈ കൊണ്ട് തൊടുവാൻ അനുവാദമുള്ളൂ. കളിക്കാർ shirt അഥവാ Jersey, nicker, soccer, എന്നിവ ധരിക്കണം. തനി~ക്കോ മറ്റു കളിക്കാർക്കോ പരുക്കേൽക്കുന്ന വിധത്തിൽ യാതൊന്നും ധരിക്കാനും പാടില്ല. ഇ~ഇതിൽ മോതിരം, മാല എന്നിങ്ങനെ ഉള്ള ആഭരണങ്ങൾ ഉൾപ്പെടുന്നു. കളി പുരോഗമിക്കുന്നതിനിടെ ചില കളിക്കാർ പകരക്കാരെ ഇറക്കാം. രാജ്യാന്തര മത്സരങ്ങളിലും മറ്റ് ദേശീയ മത്സരങ്ങളിലും ഇത്തരം പകരക്കാരുടെ എണ്ണം മൂന്നായി നിജപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില സൗഹാർദ്ദ മത്സരങ്ങളിൽ ഇതിന് പരിധിയില്ല. കളത്തിനുള്ളിൽ ഒരു താരം പരുക്കേൽക്കുമ്പോ തളരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ കളി നിലവാരം താഴുന്നു എന്ന് പരിശീലകന് തോന്നുമ്പോഴോ ആണ് സാധാരണ പകരക്കാരെ ഇറക്കുന്നത്. അങ്ങനെ പകരക്കാരെ ഇറ~ങ്ങിയാൽ ഏത് തര~ത്തി~ലും പ്രസ്തുത മത്സരത്തിൽ പിന്നീട് കളിക്കാനാവില്ല. പന്ത് സാധാരണ ഒന്ന് മുതൽ അഞ്ച് വരെ അളവുകളിൽ പന്തുകൾ ലഭ്യമാണ്. അളവിൻ്റെ, അളവിൻ്റെ number കൂടുന്നതിനനുസരിച്ച് വലിപ്പവും കൂടുന്നു. ഫിഫയുടെ അംഗീകാരമുള്ള കളികൾക്ക് ലോകമെങ്ങും ഉപയോഗിക്കുന്നത് അഞ്ച് അളവിലുള്ള പന്തുകളാണ്. ഈ പന്തുകൾ അറുപത്തെട്ടു മുതൽ എഴുപത് centimeter ചുറ്റളവ് നാനൂറ്റി പത്തു മുതൽ നാനൂറ്റി അമ്പത് വരെ gram തൂക്കവും വരുന്നു, ഭാരവും വരുന്നു. വായുമർദ്ദം അന്തരീക്ഷ മർദ്ദത്തിൻ്റെ zero point six മുതൽ ഒന്നേ point ഒന്ന് വരെയും അട~അടങ്ങാവുന്നതാണ്. ആദ്യകാലത്തെ ഏതാനും

അതിൽ pump ഉപയോഗിച്ചും മറ്റും കാറ്റ് നിറച്ച് അതിനായ് വായ് ഭദ്രമായി കെട്ടി പന്തിനകത്ത് ക~കയറ്റി വച്ച് പന്തിൻ്റെ പുറം ഭാഗം shoe lace കൾ കെട്ടി മട്ടിൽ ചരടുകൾ ഉപയോഗിച്ച് കെ~ ട്ടിയുറപ്പിക്കുന്നു. പ~പതിവ് പിൽക്കാലത്ത് നേരിട്ട് കാറ്റ് നിറക്കുവാ~ന്ന പന്തുകൾ നിലവിൽ വന്നു. ഇവ തമ്മിലുള്ളത് പ്രത്യേകതരം plastic കളായ poly poly urethane ഉപയോഗിച്ചാണ്. കളിക്കളം~ത്തിനുള്ളിൽ നൂറു മുതൽ നൂറ്റി പത്തു വരെ നീളം, അറുപത് നാല് മുതൽ എഴുപത്തഞ്ച് വരെ meter വീതിയുമുള്ള കളിക്കളം ആയിരിക്കണം മുതിർന്നവരുടെ football മത്സരത്തിനുപയോഗിക്കുന്നത്. ദീർഘചതുരാകൃതിയിലായിരിക്കണം കളിക്കളം. നീളമുള്ള അതിർത്തി വര touch line എന്നും നീളം കുറഞ്ഞ wall line എന്നും അറിയ~പ്പെ ഇരുവശത്തും goal line കളാണ്. ഇരു വശത്തെയും goal line കളാണ് goal post കളുടെ സ്ഥാനം goal post ന്റെ മുന്നിൽ പതിനാറെ point മൂന്ന് meter സ്ഥലത്തെ penalty box line ~നിൽ നിന്നും കളത്തിലേക്ക് പതിനെട്ട് വാര തള്ളി നിൽക്കുന്നതിനാൽ പതിനെട്ട് yard എന്ന box എന്നും ഈ പ്രദേശത്തെ അറിയപ്പെടുന്നു. കളിക്കളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണീ ഈ വരക്ക് വെളിയിൽ വച്ച് goal keeper പന്ത് കൊണ്ട് തൊട്ടാലോ box നുള്ളിൽ വച്ച് goal ലക്ഷ്യമാക്കുന്ന കളിക്കാരന് എതിർ team ൻ്റെ defender foul ചെയ്താലോ സാധാരണ ഗതിയിൽ penalty kick നൽകി ശിക്ഷിക്കപ്പെടുന്നു. Goal Post. രണ്ട് goal post കൾക്കുമിടയിൽ ഏഴേ point മൂന്നേ രണ്ട് meter എ ആഹ് ഉം എട്ട് വ~വര അകവും ഇ അവയെ ബന്ധിപ്പിക്കുന്ന മുൾതണ്ടിൻ്റെ അടിവശം തറയിൽ നിന്ന് two point fo~four four meter എട്ട് അടി വരെ ഉയരവും ഉണ്ടായിരിക്കണമെന്ന് അന്താരാഷ്ട്ര നിയമം. post കൾക്ക് മുകൾ തട്ടിൽ പന്ത്രണ്ട് centimeter inch കനവും വീതിയുo വേണമെന്ന് നി~നിബന്ധനയും ഉണ്ട്. കളി സമയം നാലെ point അഞ്ച് minute വീതിയുള്ള ഇരുപകു ഇരുപകുതികളിലായിട്ടാണ് football മത്സരം നടക്കുന്നത്. പതിനഞ്ച് minute ഇടവേള മത്സരത്തിൽ വിജയികളെ കണ്ടെത്തണമെ~ന്ന് നിർബന്ധമുള്ളപ്പോൾ ഉദാഹരണം ലോകകപ്പ് knock out മത്സരങ്ങൾ കളി മുപ്പത് minute പതിനഞ്ചേ into രണ്ട് അധിക സമയം നീട്ടി നൽകുന്നു. എന്നി എന്നിട്ടും സമനിലയാണ് ഫലം എങ്കിൽ penalty shootout ലെ ആശ്രയിക്കുന്നു. Penalty shooutout ലൂടെ വിജയികളെ കണ്ടെത്തുന്ന രീതിക്ക് പകരമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറു മുത~മുതലാണ് ഇത് പരീക്ഷണങ്ങൾ നടത്തി~യിരിക്കുന്നു. അധിക സമയം തുടങ്ങിയ സമയം ആദ്യ goal നേടുന്ന team നെ വിജയിയായി പ്രഖ്യാപി~ക്കുമായി~രിക്കുകയായിരുന്നു ആദ്യത്തെ രീതി. ഇതിനെ golden goal എന്നും വിശേഷിപ്പിക്കുന്നു. ഇതിൽ അധിക സമയത്ത് ഒരു team goal അടിച്ചാൽ അപ്പോൾ തന്നെ കളി നിർത്തി അവരെ വിജയികളായി പ്രഖ്യാപിക്കും. അതിന് ശേഷം നടത്തിയ പരീക്ഷണമാണ് silver goal അതായത് അധിക സമയ~ത്തിൽ

പാചകം ഒരു കലയാണ്. ആ കലയെ പ്രോത്സാഹിപ്പിക്കണം. പണ്ട് കാലത്ത് കൊച്ചുങ്ങള്, അഹ് കൊച്ചുങ്ങളാവുമ്പോൾ തന്നെയും പാചകങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമായിരുന്നു. അത് വീട്ടില് ഒരുപാട് ആള്, അംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന് അതുകൊണ്ട് വീട്ടുകാര് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഇപ്പഴത്തെ കാലത്താണെങ്കിൽ ഉം അഹ് വീട്ടില് ഒന്നും രണ്ടും മക്കളുള്ള, ആ മക്കളെകൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കത്. ഒന്നു ഇല്ല. അതുകൊണ്ട് അവർക്ക് ഒരു പാചകത്തെക്കുറിച്ച് ഒന്നും അറിയത്തുമില്ല. പിന്നെ മുതിർന്ന് വരുമ്പഴാ ആഹ് ഒരു കല്യാണം കഴിച്ചു ഒക്കെ വിടുമ്പഴാ അവർക്ക് പാചകത്തിനെകുറിച്ച്. പക്ഷേ ഇപ്പഴത്തെ കു~

ഉം ആദ്യമായിട്ട് നമ്മള് പാചകത്തിൽ പഠിക്കുന്നേന്നുവെച്ചാൽ ചമ്മന്തി അരക്കാനാ. ചമ്മന്തി അരക്കാൻ തേങ്ങ, ചുവന്നുള്ളി, ഉപ്പ്, പുളി. ഇത്രയും സാധനങ്ങള്. പച്ചമുളക് വേണമെങ്കിൽ. അതുംകൂടെ ചേർത്ത് നമ്മള് ഒരു ചമ്മന്തി അരക്കാനൊക്കെ പഠിക്കും. പാചകത്തിൽ കൂടെ നമ്മളോരോരുത്തരുടേയും മനസ്സില് കയറിപ്പറ്റുന്നത്. വീട്ടുകളിൽ ഏറ്റവും നല്ലതാതുപോലെ പാചകം ചെയ്യുന്ന ആൾക്കാരെയാ വീട്ടിൽ എല്ലാവർക്കും ഇഷ്‌ടം. നമ്മള് അമ്മമാരെയാ കൂടുതലായിട്ട് ഇഷ്‌ടപ്പെടുന്നത്. പാചകത്തിൻറെ കൈപ്പുണ്യം കൊണ്ടുതന്നെയാ. മ്ഹ് ആഹ് മിക്ക വീട്ടുകളിലും പാചകങ്ങളില് ഭർത്താക്കന്മാര് ഭാര്യമാരെ സഹായിച്ചൊക്കെ കൊടുക്കും. ഇപ്പഴത്തെ കാലത്ത് ആണെങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമയോടെ നിന്നാണ് work ചെയ്യുന്നത്, പാചകം ചെയ്യുന്നത്. എന്നുവെച്ചാൽ രാവിലെ അവര് പാചകമൊക്കെ കഴിഞ്ഞ് office ൽ പോകേണ്ട ആൾക്കാരാണ്. ഇപ്പഴത്തെ പെണ്ണുങ്ങ, ആഹ് സ്ത്രീകൾക്കൊക്കെ ജോലിയുള്ളവരാ. അവരെല്ലാം രാവിലെ എണീറ്റ് ജോലികളൊക്കെ ഒതുക്കി ജോലിക്ക് പോകുന്ന അവരാ. അന്നേരം help ആയിട്ട് ഭർത്താക്കന്മാരും സഹായിക്കും. ഉം പണ്ട്, ഇപ്പോ school കളിലൊക്കെ അഹ് പ ആഹ് ഉച്ചക്കഞ്ഞി ഉണ്ട്. അതുകൊണ്ട് അഹ് ഉം മിക്ക വീട്ടുകളിലും കുട്ടികൾക്ക് കൊടുത്തുവിടണ്ട. private school കളിൽ കൊടുത്തു വിടണം. ആഹ് അവരുടെ വണ്ടി വരുമ്പഴത്തേക്ക് ആഹ് പാചക ആഹ് ആഹാരങ്ങള് പാചകം ചെയ്‌തും, മക്കളെ ഒരുക്കിയും ഒക്കെ അവരെ പറഞ്ഞുവിടണ്ട വിടും. പിന്നെ ഉം അഹ് hou~housewife ന്ന് വെച്ചാ അർത്ഥം വീട്ടുജോലി. അഹ് വീട്ടിൽ ഇരുന്ന് വീട്ടുകാര്യങ്ങള് നോക്കുന്ന പെണ്ണുങ്ങളെയാണ് സാധാരണ housewife എന്ന് പറയുന്നത്. പറയുമ്പം എളുപ്പം ഉള്ളൊരു ജോലി. ഒരു സ്ത്രീ രാവിലെ എണീറ്റ് അവൾക്ക് എന്തൊക്കെ ജോലികള് ചെയ്‌ത്‌, ജോലിക്കു പോകാ~ ത്ത സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. ഒരു എത്ര ജോലികള് ചെയ്‌ത്‌ എന്തെല്ലാ ആയാലും അവരെ പറയുന്നത് housewife. ജോലിയൊന്നും ഇല്ല. എന്നുള്ള പക്ഷേ ഈ ഈ housewife ന്ന് പറയുന്ന സ്ത്രീ ഒരു ദിവസം അവളെ ജോലികളൊക്കെ ഒന്ന് മുടക്കിയാല്, ഒരു വീട്ടില്~ന്റെ അന്തരീക്ഷത്തില് മാറ്റങ്ങള് ഉണ്ടാവും. അപ്പോഴാണ് ഓരോരുത്തരും ഓരോ സ്ത്രീയുടെയും വില മനസ്സിലാക്കുന്നത്‌. പിന്നെ, പണ്ടത്തെക്കാലത്തൊന്നും Biriyani എന്നുവെച്ചാലൊന്നും ആരും ചെയ്യത്തൊന്നും ഇല്ല. കല്യാണത്തിനൊക്കെ പോവാൻ ആ ഇപ്പ കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷവാ.

അതിന് വീട്ടുകളിൽ ഒരാളെ ഒരു ദിവസം കൊണ്ടുപോകാം. അടുത്താഴ്ച അടുത്ത ആളെ അടുത്ത കല്യാണത്തിന് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് ഒരാൾടെ കരച്ചിലൊക്കെ കണ്ടോണ്ട് വീട്ടീന്ന് മറ്റുള്ളവർക്ക് പോവാനൊക്കെ കഴിയത്തുള്ളൂ. പിന്നെ ഇപ്പഴത്തെ മക്കള് വിളിച്ചാ അവര് വരത്തതുപോലുമില്ല. കാര്യമെന്തുവാ? ഇപ്പോ എല്ലാ വീട്ടിലും അല്ലെങ്കി എല്ലാ ദിവസവും Biriyani ആണ്. അതുമല്ല. ആഹ് ആഹ് Sunday യിലൊക്കെ വീട്ടില് എപ്പഴും അതൊക്കെ വെക്കും. അത് പൈസയുടെ മൂല്യം, അതൊന്നും കണക്കാക്കിയൊന്നും അല്ല. ഇപ്പം അഹ് Biriyani ഒക്കെ വെക്കാൻ എല്ലാവർക്കും easy ആണ്. ഇപ്പോ ഒരു മക്കള് ഒരു കല്യാണത്തിന് വിളിച്ചാ അവര് വരത്തില്ല. എന്നുവെച്ചാ അവടെ പോയി ഇടീം കൊണ്ട് ആഹാരം കഴിക്കണ്ട കാര്യമൊന്നും ഇല്ല. അതും അല്ല ഇപ്പഴത്തെ മക്കള് വരത്തതുമില്ല. അങ്ങനൊക്കെയാണ്. ഒരു, ആഹ് ഹും അഹ് നമ്മള് ഒ~ന്ന്, നമ്മള് അഹ് വീട്ടിലെ ആണുങ്ങളുടെയടുത്ത് പപ്പടം പൊരിക്കാൻ പറഞ്ഞാപോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊണ്ട്. പപ്പടം പൊരിക്കുന്നത് എങ്ങനാന്ന് ചോദിച്ചാ? ആദ്യം എണ്ണ ഒഴിക്കണം. പപ്പടം, ആ എണ്ണ ചൂടായോ എന്നറിയാൻ, പപ്പടത്തിന്റെ ഒരു ചെറിയ piece നുള്ളി അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാ അത് പൊള്ളി വരും. അന്നേരം അത് അതിനകത്തോട്ട് വല്യ

അപ്പോ അവിടെ വൈകുന്നേരം ചായ. ചായേടെ സമയത്ത് അവള് അതുകഴിഞ്ഞ് ചായേടെ കൂടെ പപ്പടവും കൊണ്ടാ വന്നത്. പക്ഷേ പപ്പടം അങ്ങനെ ഒരു snacks ആയിട്ട് കഴിക്കുക~ന്നവരും ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നെ പപ്പടം കൊണ്ട് കറികള് ഉണ്ടാക്കാം. നല്ല വറുത്തരച്ച് വെ~

അഹ് ഉം പിന്നെ, പിന്നെ സാധാരണ നമ്മള് എല്ലാവരുടെയും വീട്ടിൽ എല്ലാ ദിവസവും വയ്ക്കുന്ന ഒരു item എന്തുവാ? മീൻകറി. അത് പല പല item മീനാണ്. അത് എന്താ മിക്ക വീട്ടുകളിലും ചാള, മത്തി, അയില, ചൂര കൊഞ്ച്, നെന്മീൻ. അങ്ങനെ ഉള്ള വ്യത്യസ്തമായും ആഹ് മീനുകളൊക്കെ കിട്ടുന്നത്. കട ഓരോ മീനിന്റെയും, ഓരോ കറികളുടെയും taste കള് വ്യത്യാസവാണ്. മ്ഹ അതും ഓരോ ദിവസവും നമ്മള് വെക്കുന്ന കറികളൊക്കെ ഒരു, ഒരു ദിവസം നല്ല taste ആണെങ്കിൽ അടുത്ത ദിവസം വേറൊരു taste ആയിരിക്കും. ഒരു ദിവസം ഉം അഹ് നമ്മള് വെക്കുന്ന കറിയുടെ taste അടുത്ത ദിവസം അത് കിട്ടത്തില്ല. ഒരു മീൻകറി മാത്രം വെച്ചാല് ഒരു വീട്ടിലേക്ക് ഒന്നും ആവത്തുമില്ല. അതിനുകൂടെ നമ്മള് ഒരു അവിയല്, ഒരു തോരൻ. അവിയലിന് പച്ചക്കാ, ചേന കിഴങ്ങ് എന്നിവകള് ഉപയോഗിച്ച് അവിയല് നമ്മള് ഉണ്ടാക്കുന്നത്. അവിയലിന് തേങ്ങ ആഹ് must ആയിട്ടും നമ്മള് ചേർക്കണം. അതിന്റെകൂടെ അൽപം മഞ്ഞപ്പൊടി, ജീരകം, വെളുത്തുളളി, ചുവന്നുള്ളി ഇവകളെല്ലാംകൂടെ

ചതവിന്റെയും നല്ല അരവിന്റെയും ഇടയിലുള്ള ഒരു പരുവം. നമ്മള് അരിഞ്ഞുവെച്ചുകഴിഞ്ഞിരിക്കുന്ന സാധനങ്ങളുടെ കൂട്ടത്തില് ഈ ആഹ് ഉം

കടുക് വറക്കുന്നത് ആഹ് കുറച്ച് എണ്ണയില്, കുറച്ച് എണ്ണ എന്നുചോദിച്ചാൽ, ഒരു മൂന്ന് tablespoon വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതില് കുറച്ച് കടുക്, അഹ് ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില. ആദ്യം ചുവന്നുള്ളി ഇടണം. ചുവന്നുള്ളി ഇട് ഇട്ട് അതൊരു ചെറിയ

അഹ് കറിവേപ്പില ഇതുരണ്ടും കൂടെ ചേർത്ത് അതിനെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയ ശേഷം ആഹ് നമ്മള് പാചകം അഹ് ചെയ്‌തുവെച്ചേക്കുന്ന അവിയലിലോട്ട് ഈ കടുക് വറുത്തതും കൂടെ, കടുക് വറക്കുന്നുന്നും പറയും. താളിപ്പ് ആഹ് അത് ആ താളിപ്പ് അതിനകത്തോട്ട് ഒഴിച്ച് നമ്മള് ഭദ്രമായി അടച്ച് മാറ്റിവെക്കണം. അ അത് നമക്ക് പിന്നെ അതിനുശേഷം വിളമ്പാൻ സമയാവുമ്പഴത്തേക്ക് നമുക്ക് അത് തുറന്ന് ഉപയോഗിക്കാം. പിന്നെ നമ്മള് സാധാരണ വെക്കുന്നത് തോരൻ. തോരന് ഒരുപാട് സാധനങ്ങളൊക്കെയുണ്ട്, ഉണ്ട് Carrot Carrot തോരൻ, Beetroot തോരൻ. പച്ചക്കാ തോരൻ. പിന്നെ ഇലക്കറികൾ. ഇല ഇലച്ചെടികള്. എന്നുവെച്ചാല് ചീര, മുരിങ്ങയില പിന്നെ മത്തയില ആഹ് ഇതെല്ലാം ഉപയോഗിച്ച് നമ്മള് തോരൻ തയ്യാറാക്കാം. തോരന്റെ ആഹ് ingredients ഒരു കാൽമുറി തേങ്ങ. അതിലും ഇതുപോലെതന്നെ ആഹ് കുറച്ച് മഞ്ഞപ്പൊടി, കുറ ആഹ് അര teaspoon ജീരകം, മൂ~മൂന്ന് അല്ലി വെളുത്തുള്ളി. ഒരു വീട്ടിലെ ചെറിയ ഒരു family യുടെ കണക്കാ. ഒരു ചുമന്നുള്ളി.

ശരീരത്തിന് അഹ് നല്ലയാണ്. ഇതെല്ലാംകൂടെ ചതക്കണം ചതവ് പരുവം ആവാം. നമ്മള് ആദ്യം Carrot ആണോ? Beetroot ആണോ? പ ഇല, പച്ചിലവർഗങ്ങളാണോ? ഇതില് ഏത് ആണ് എങ്കിലും അത് ഉപയോഗിച്ച് നമ്മക്ക്, അത് ഓരോന്നിനും ഓരോ വേവ്, അഹ് വേവ് പരുവം വ്യത്യാസവായിരിക്കും. Carrot, beetroot ഇതിനൊക്കെ സ്വൽപം വെള്ളമൊഴിച്ച് വേവിക്കണം. അതുപോലെ അല്ല മുട്ടക്ലോസ്, ചീര ഇവകൾക്ക് അധികം ഉം പ ആഹ് വേവ്, വേവ് പരുവം വ്യത്യാസാ. അത് നമ്മള് അതിന് ചെയ്യുന്ന, ആദ്യമായിട്ട് കടുക്, ആഹ് എണ്ണ ഒഴിച്ച്, കടുക്, കടുക് അതിന അതിലോട്ട് ഇട്ട് അത് പൊട്ടിവരുമ്പം ജീരകം ജീരക ഒ~ഒരു നുള്ള് ജീരകവും, ചുമന്നുള്ളിയും, വറ്റൽമുളകും എല്ലാം പൊട്ടിച്ചിട്ട് അതിലേക്ക് മുട്ടക്ലോസ്, ആഹ് നമ്മള് ചെറുതായ് പൊടിയായിട്ട് കൊത്തി അരിയണം. കൊത്തി അരിഞ്ഞ് അത് അതിനകത്തിട്ട് മുട്ടക്ലോസ് ആഹ് എന്നുവെച്ചാ cabbage ആണ്. അതിലേക്ക് നമ്മടെ കൈയില് ഒരു, ഒരു ശകലം വെള്ളമെടുത്ത് അതിലോട്ട് തളിച്ച് അടച്ച് വെച്ച് ഒരു അഞ്ച് minute കഴിഞ്ഞ് തുറന്ന് നമ്മള് ഈ ചതച്ചുവെച്ചേക്കുന്ന ആഹ് ingredients കൾ ഉണ്ടല്ലോ, അത് അതിലോട്ട് ഇട്ട്, ഇട്ട് ഒന്ന് ഇളക്കി അടച്ച് അഹ് വെച്ചുകഴിഞ്ഞാൽ ആഹ് തോരൻ ready ആയി. പിന്നെ നമ്മള് വീട്ടിൽ വെക്കുന്ന അഹ് പ്രധാന, ഇപ്പോ ആഹ് മിക്ക വീട്ടുകളിലും ഈ ഒരു മീൻകറിയിലും തോരൻ, അവിയല് അഹ് ആ അതിൽ ഒക്കെ ഒതുങ്ങും. എങ്കിലും must ആയിട്ട് മിക്ക വീട്ടുകളിലും വേണ്ടുന്ന ഒരു ആഹാരം ആഹ് ഒരു മീൻപൊരിച്ചത്. അത് കൊച്ചുങ്ങള് കഴിക്കാനായാലും ആണുങ്ങൾക്ക് ആണെങ്കിലും നമ്മള് എത്ര മീനാണെങ്കിലും അതിലിൽനിന്ന് ഒരു രണ്ടോ മൂന്നോ കഷ്‌ണവോ piece ഓ എടുത്ത് നമ്മള് എല്ലാ ദിവസവും നമ്മള് fry ചെയ്യാറുണ്ട്.

പൊരിക്കാനാണെങ്കിൽ fry ചെയ്യാൻ ആണെങ്കില്, നമ്മള് ആ മീനിനെ വരയണം. വരഞ്ഞ് അതിലേക്ക് മുളകുപൊടി, മുളകുപൊടി ആഹ് ഇഷ്~ ടത്തിന് അനുസരിച്ച്, ഇഷ്ടത്തിനെന്ന് വെച്ച അവരോരെ എരിവിന്‌ അനുസരിച്ച്. പ~പരുവത്തില് ചേർക്കണം. കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ മുളകുപൊടിയുടെ അളവ് അതിലും കുറക്കണം. പെരുംജീരകത്തിന്റെ പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് അത് ഉം നല്ലതുപോലെ ആഹ് തേച്ചുപിടിപ്പിച്ച് ഒരു പതിനഞ്ച് minute അല്ലെങ്കിൽ ഇരുപത് minute അത്രയും സമയം നമ്മള് മാറ്റിവെച്ചിരുന്ന് ശേഷം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ refined മറ്റുള്ള എണ്ണകള്. പിന്നെ നമ്മള് ഉപയോഗിക്കുന്നേവെച്ചാൽ sunflower oil ല്. അതില് നമ്മുക്ക് deepfry ചെയ്യാം. അല്ലെങ്കിൽ അല്ലാതെ സാദാ രീതിയില് കുറച്ചെണ്ണ ഒഴിച്ച് ആഹ് മ്മേ രണ്ട് വശവും. ഒരു വശം വേകുമ്പോൾ അതിനെ മറിച്ച് ഇട്ട് രണ്ടുവശവും വേവിച്ച് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഉം നമ്മുടെ മീൻകറിയുടെ അളവ് കുറവാണെങ്കിൽ നമ്മള് വീട്ടില് പിന്നെ ഒരു രസം വെക്കും. ഒരു

രസം വയറ്റിന് നല്ലതാണ്. അതിനകത്ത് കായം, ഉലുവ, ആഹ് വെളുത്തുള്ളി ഇതെല്ലാം ചേരുന്നത് കൊണ്ട് വയറ്റിന് അത് നമ്മുടെ ദഹനപ്രക്രിയയെയും ആഹ് ത്വരിതപ്പെടുത്താൻ സഹായിക്കും. രസം അഹ് നമ്മുടെ വീട്ടുകളില് മീന് ഒന്നും കിട്ടാത്ത ദിവസങ്ങളിൽ ആണെങ്കിൽ നമു ആഹ് su~sure ആയിട്ടും നമ്മുടെ വീട്ടില് കാണുന്ന ഒരു വിഭവാ. ചമ്മന്തി, രസം, മുട്ട പൊരിച്ചത്, ഒര് അച്ചാർ. ഇത്രയും item ങ്ങള് ആയിരിക്കും. അത് രസം വെക്കുന്നത് പലരും പല രീതിയിലാണ്. രസത്തിനായിട്ട് നമ്മള് സാധാരണ വാളൻപുളി, വാളൻപുളി അഹ് കുറച്ച് നമ്മള് ചെയ്യുന്നതിനൊക്കെ ഒരു പത്തുപതിനഞ്ച് minute മുൻപ് ഉം ഒരു നെല്ലി~ക്ക വലു ഒരു നെല്ലിക്ക വലുപ്പം അല്ല. അതിലും മുന്തിയ അളവില് കുറച്ചെടുത്ത് അതിൽനിന്ന് ആദ്യം കുറച്ച് വെള്ളത്തിൽ ഒന്ന് കഴുകി just ഒന്ന് കഴുകിക്കളഞ്ഞതിന് ശേഷം ആഹ് കുറച്ച് വെള്ളത്തില് ആ പുളി ഇട്ടേക്കുക. അതിന് ശേഷം അതിനെ എടുത്ത് ആഹ് നല്ലതുപോലെ പിഴിഞ്ഞ് മാറ്റിവെക്കണം. മാറ്റിവെച്ചശേഷം അഹ് ഉം ഒരു ചീനച്ചട്ടി അടുപ്പേൽവെച്ച് അതിലേക്ക് കടുക് കടുക് ഈ ആഹ് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചുമന്നുള്ളി ഇത് രണ്ടുംകൂടെ ആഹ് അതിന്റ തൊലി കളഞ്ഞ ശേഷം അതിനെ ഒന്ന് ചതക്കണം. കല്ലിലോ അല്ലെങ്കിൽ mixie യുടെ ചെറിയ jar ലോ ഇട്ട് just ഒന്ന് കറക്കി എടുക്കുമ്പഴത്തേക്ക് just ഒന്ന് കറക്കിയാൽ മതി ചതവ് വരും. അത് നമ്മള് ഈ കടുക് ഇട്ട ശേഷം അതിനകത്തേക്ക് തട്ടി ഇട്ട് ഒന്ന് ആഹ് brown നിറം ആകണ്ട. ഒന്ന് വഴറ്റിയെടുക്കണം. വഴ~ റ്റി എടുത്ത ശേഷം അതിലേക്ക് ആഹ് ഒന്നോ രണ്ടോ തക്കാളി അരിഞ്ഞത് ചേർത്ത് ഒന്നുകൂടെ അതിനെ വഴറ്റണം. വഴറ്റിയ ശേഷം നമ്മള് അതിലേക്ക്

പുളി ചേർക്കണം. പുളി ചേർത്ത് അതിലേക്ക് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, കായം, ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഞാൻ പറഞ്ഞത്~തിൽ ഒന്ന് രണ്ട് item ത്തില് ഉപ്പ് ചേർക്കുന്ന കാര്യം മറന്നുപോയിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് ഒന്ന് തിളപ്പിച്ച് ഇച്ചിരി കറിവേപ്പിയെക്കെ ഇട്ട് മല്ലിയില ഉണ്ടെങ്കില് അത് ഇച്ചിരി ഇതിനകത്തോട്ട് ഇട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് വാങ്ങിവെച്ച് രസം ഉപയോഗിക്കാം. പിന്നീട് നമ്മള് മോര് മോരുകറി. മോരുകറി പാല് ഒറച്ച് പാ ആ ഇരിക്കുന്ന, ആഹ് കുറ വീട്ടിൽ തൈര് ഇരുപ്പുണ്ടെങ്കിൽ നമ്മള് പാല് കാച്ചി അതൊന്ന് തണുപ്പിച്ചേച്ച് തണുത്തുവരുമ്പോ അതിലേക്ക് തലേന്ന് വച്ചിരിക്കുന്ന തൈര് ഉണ്ടെങ്കില് അത് ചേർത്ത് നമുക്ക് പിറ്റേ ദിവസത്തേക്ക് മോരുകാച്ചാനായിട്ട് നമുക്ക് അത് ശേഖരിച്ചുവച്ച്~വച്ചിരുന്ന് പിറ്റേ ദിവസം നമുക്ക്

ആഹ് ചുമന്നുള്ളി, ഒരു അരമുറിയോ ഒരു ഒന്നോ പച്ചമുളക് ഇതെല്ലാം ചേർത്ത് ഇതിന്റെ അര~പ്പ് നല്ല നല്ലതുപോലെ അരയണം. അരച്ചശേഷം നമ്മള് തലേദിവസം എടുത്തുവെച്ചിരുന്ന തൈര് ഉണ്ടല്ലോ അത് കട്ട കൂടി ഇരിക്കുകയാണെങ്കിൽ just മ്ഹാ mixie ൽ ഇട്ട് ഒന്ന് crush ചെയ്‌ത്‌ അതിലേക്ക് നമ്മള് അരച്ച് ആഹ് മുൻപേ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിൽ ചേർത്ത് ആ അടുപ്പേല് അടുപ്പിലോട്ട് വെച്ച് ഒന്നിളക്കി കൊടുത്ത് ഇതിന് തിളക്കണ്ട ആവശ്യമില്ല. അതിന് തിള വരുന്നതിന് മുൻപ് നമ്മള് നല്ലതുപോലെ ഒന്ന് ഇളക്കികൊടുക്കണം. ഇളക്കി കൊടുത്ത് അതിലേക്ക് ഉം കടുക് താളിക്കണം. കടുക് താളിക്കണ്ടത് ആഹ് ആഹ് വെളി രണ്ട് spoon വെളിച്ചെണ്ണ അല്ലെങ്കിൽ രണ്ട് tablespoon ണ് മൂന്ന് talespoon ണ് അതിലേക്ക് ഉം ജീ ഏ കടുക്, ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത്. ചുവന്നുള്ളി ഒരു അഹ് ഉം brown shape നോട് അടുത്ത് വരുമ്പും അതില് കറിവേപ്പില, വ~വറ്റൽമുളക് ഇതെല്ലാം ചേർത്ത് അതിന്റെ ഒരു മണം നമുക്ക് അനുഭവപ്പെടും. ആ അത് വരുമ്പം നമ്മള് അതിനെ എടുത്ത് ഉം കാച്ചിവെച്ചിരിക്കുന്ന ആ മോരിലേക്കൊഴിച്ച് അടച്ച് വെച്ച് നമുക്ക് കഴിക്കണ്ട സമയം ആവുമ്പം അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പാചകത്തില് നമ്മള് പ്രധാനമായിട്ടും ചെയുന്നേന്നുവെച്ചാ അച്ചാറുകള്. അച്ചാർ പണ്ട് വീട്ടുകളില് സാധാരണ എപ്പഴും ഇടുന്ന അച്ചാർ. മാങ്ങാച്ചാർ, നാരങ്ങാച്ചർ. അതിന് അനുസരിച്ച് വീട്ടുകളിൽ മാങ്ങ ഉണ്ടായിരുന്നു. ഇപ്പോ മാവ് തീരെ കുറവാണ്. ഇപ്പഴത്തുള്ള ആളുകള് ഉം ഇപ്പോ fish അച്ചാർ main ആയിട്ടൊക്കെ ഇടുന്നത്. fish അച്ചാർ. അതിൽ ആഹ് ഏറ്റവും നമ്മള് തിരഞ്ഞെടുക്കുന്നത് ചൂര തന്നെയാ. കേര, ചൂര, നെന്മീൻ,

അഹ് ഹും വേറെ item മീനൊന്നും വലുതായിട്ട് ഉപയോഗിച്ചിട്ട്, ആഹ് ഉപയോഗിച്ച് ആരും കാണുന്നില്ല. പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് കേര, ചൂരയും, നെന്മീനും, കൊഞ്ച് fish item ങ്ങളില്. അത് കേര, ചൂര pickle ആഹ് ഉം നല്ല, നല്ല ചൂര. നല്ല, നല്ല പരുവത്തിന് നമുക്ക് ഉപയോഗിക്കാം. ചൂര കഴുകി കഴുകി ആഹ് വേടിച്ച് അതിനെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് മുളകുപൊടി, മഞ്ഞപൊടി, ഉപ്പ് ഇത് മൂന്നും ചേർ~ ത്ത് ദേ അതിനെ ഒന്ന് പെരട്ടി മാറ്റിവെക്കണം. അത്~ന് ശേഷം പത്തുപതിനഞ്ച് minute ന് ശേഷം നമുക്ക് അതിനെ എടുത്ത് നല്ലെണ്ണയും വെളിച്ചെണ്ണയും സമം ചേർത്ത് fry pan ല് ഒഴിച്ച് അതിലേക്ക്

ഇടണം. അതിന് ശേഷം അതിന് ഉം maximum ഉള്ള തീയില് ആഹ് പൊരിച്ച് നമുക്ക് എടുക്കാം. പൊരിച്ചെടുത്ത ശേഷം ആഹ് വേറെ ഒരു ചീനച്ചട്ടിയിലേക്ക് ആഹ് നമ്മള് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് വെളുത്തുള്ളി ആണെങ്കിലും ഒരു രണ്ട് അഹ് രണ്ട് pound. രണ്ട് pound എന്നുവെച്ചാൽ രണ്ട് ആ round. അത് ത് അത് വേണം. നാല് നാലഞ്ച് പച്ചമുളക് അതിനെയും ചെറിയ കഷണങ്ങൾ ആക്കി ഇടണം. ഒരു piece വെളുത്തുള്ളി വെളുത്തുള്ളി അല്ല sorry ഇഞ്ചി. ഇതും നമ്മള് ചെറുതായിട്ട് കൊത്തി പൊടിച്ച് പൊടിച്ചിരിക്കണം. ഉം പകുതി വെളിച്ചെണ്ണ പകുതി നല്ലെണ്ണ ഇത് രണ്ടുംകൂടെ ഒഴിച്ച് അതിലേക്ക് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചേർത്ത് വയ വാട്ടി അതിന് ശേഷം അതിലേക്ക് മുളകുപൊടി, മഞ്ഞപ്പൊടി, കുരുമുളകുപൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ അതിന്റെ പച്ച മണം മാറി~യശേഷം